ങ്ഹാ. അപ്പൊ സുമേഷിന് ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ സുമേഷിന് ചെയ്യാൻ പറ്റുന്ന കാര്യമേയുള്ളു. അപ്പൊ സുമേഷ് സുമേഷിന്റെ ഈ വീട്ടിൽ എത്ര പേരുണ്ട് എന്റെ വീട്ടിൽ അഞ്ചുപേരാ.

ഇല്ലില്ലയില്ല. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ പോയി ഒന്ന് പണി എടുത്തൂടെ? നല്ല ഒരു ചോദ്യമാണ് ആ ചോദിച്ചത്. അപ്പൊ ഈ പണി എടുക്കണത് പറഞ്ഞാലും താങ്കൾ ഉന്നയിച്ച ഒരു സാങ്കൽപ്പികം മാത്രമാണല്ലോ ഈ ഒരു acre സ്ഥലം. അത് വിട് അത് വിടട്ടെ അത് വിടട്ടെ. താങ്കളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? താങ്കളുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? ഹും അഞ്ച്. ഇപ്പൊ നാല്. അതെന്തേ ഇപ്പോ നാലായത്?

ങ്ഹാ അപ്പൊ വീട്ടിൽ ആർക്കൊക്കെയാണ് ജോലിയുള്ളത്? വീട്ടിൽ എല്ലാർക്കും തന്നെ ജോലിയുണ്ട്. ങ്ഹാ ആർക്കൊക്കെയാണ് അതൊന്ന് പറയു. ആരൊക്കെയാണ് വീട്ടിൽ ഉള്ളത് അവരുടെ ജോലി എന്താ? അച്ഛന് അച്ഛന്റെ business ഉണ്ട്. അമ്മക്ക് അമ്മേടെ business ഉണ്ട് എനിക്ക് എന്റെ business ഉണ്ട്. അനിയന് അനിയന്റെ business ഉണ്ട്. ഓ അപ്പൊ കുടുംബം full ഉം business ആണല്ലേ?

സുമേഷ് സുമ~സുമേഷിനോട് എനിക്ക് ഒരു ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താന്നുവെച്ചാൽ സുമേഷിന്റെ ഏർ ഭാവി സുമേഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നെ? ങ്ഹാ ഇനിയുള്ള ഭാവി നോക്കുകയാണെങ്കിൽ ഏർ ഒരു technician തന്നെയുള്ള രീതിയിലേക്ക് വല്ലതും കേറാനാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അഹ് പുതിയ രീതിയിൽ പോകുമ്പോൾ ആ ഒരു സാധ്യത അല്ലാതെ വേറെയൊന്നും ഇപ്പൊ കാണുന്നില്ല. ഏർ ഇപ്പോ വളർന്നു വരുന്ന time ൽ എന്തേലും വേറെ ജോലി സാധ്യതക്കോ ഇല്ലെങ്കിൽ കൃഷി തന്നെയാണെങ്കിലും തിരിച്ച് ഒരു പ്രാധാന്യമായി വരുകയാണെങ്കിൽ അതിലേക്ക് തിരിച്ചുകടക്കാനും ഞാൻ തയ്യാറാണ്. സുമേഷ് അപ്പൊ എന്ത് ജോലി ചെയ്യാനും തയ്യാറായ ഒരു യുവാവാണ് സുമേഷ്

എന്ത് കൊണ്ടാണ് സുമേഷ് കല്യാണം കഴിക്കാഞ്ഞേ ഏർ ഒരു നല്ലൊരു ജോലി ആയിക്കഴിഞ്ഞു അഹ് settle ആയി കഴിഞ്ഞിട്ട് കഴിക്കാനാണ് എന്റെയൊരു ആഗ്രഹം. നല്ല ജോലി എന്ന് പറയുന്നത് എന്താണ് സുമേഷ്, സുമേഷിന്റെ കാഴ്ചപ്പാടിൽ? സുമേഷിന്റെ സുമേഷിന്റെ ജോലിക്കനുസരിച്ച് ~ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള അറിവ് സുമേഷിനുണ്ടോ ആ ജോലിക്കു വേണ്ടിയുള്ളേ? ഹും ഇപ്പോഴും വളർന്നുവരുന്നത് കൊണ്ടുതന്നെ full അറിവ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാലും learning, skill learning ആണ്. Okay സുമേഷ് ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്യാ

കുട്ടിയല്ല.

ഓഹോ സുമേഷ് അപ്പൊ കെട്ടാൻ പ്രായമായിരിക്കയാണ് സുമേഷ് നമ്മൾ വിഷയതീന്ന് മാറുന്നു. നമുക്ക് കൃഷിയിലേക്ക് തിരിച്ചു കടക്കു. സുമേഷിനിപ്പോ ഈ സമയം സുമേഷിന് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? കാരണമെന്താന്നുവെച്ചാൽ സുമേഷിന് ആവശ്യത്തിന് സമയം, ഏതെ, ഇപ്പൊ കൃഷി പച്ചക്കറികൾതന്നെ ആവണമെന്നില്ലല്ലോ. മത്സ്യകൃഷിയാവാം. സുമേഷ് എന്തുകൊണ്ട് ആ ഒരു ഇത് side business ആയി എടുത്തിട്ട് ബാക്കി സുമേഷിന്റെ ജോലി ഒരു main ജോലിയായി നോക്കാത്തെ?

ചുറ്റുപാടുള്ള ഒരു സ്ഥലമല്ല. ഒരു city ന്റെ അടുത്തായതുതന്നെ അധികം നിലമൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ്. എന്നാലും താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചു വച്ചൊരു ആശയം വെച്ച് നോക്കുമ്പോൾ ഏർ മത്സ്യകൃഷി ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ ചെയ്യാൻ ഭാവിയിൽ പറ്റുവാണെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. Okay സുമേഷിന് ഇഷ്ടപ്പെട്ട മൽസ്യമേതാണ്? അഹ് ഇഷ്ടപെട്ട മൽസ്യമെന്നു പറയുവാണെങ്കിൽ ചാള, മത്തി ന്നൊക്കെ വേണേൽ പറയാം. Okay ചാളയും മത്തിയും. സുമേഷ് ഈ കൃഷികളെല്ലാം ചെയ്യുമ്പോൾ സുമേഷിന് അല്ല സുമേഷിന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ ആലോചിച്ചു നോക്കൂ. പല സ്ഥലങ്ങളിലും ഏർ

ഇപ്പൊ കൃഷികൾ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളം കിട്ടാനില്ല. വളരെ വളരെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോഴത്തെ കൃഷിക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതിനെ സുമേഷ് എങ്ങിനെ നോക്കിക്കാണുന്നു? ഏർ ഞാൻ പറഞ്ഞു വരുന്ന ~ പറഞ്ഞു വന്ന ഒരു കാര്യം തന്നെയാണ്. അഹ് ഒറ്റക്കിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ലാത്തതു കൊണ്ടുതന്നെയാണ് ഞാൻ പറയുന്നത്. ഒറ്റക്കല്ല അദ്ദേഹത്തിന്റെ കൂടെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോ ഒരു കാലാവസ്ഥ നമുക്ക് നേരത്തെ നോക്കി കണ്ട് വേണം കൃഷിയൊക്കെ ഏർ ചെയ്യുവാണെങ്കിൽ അഹ് ചെയ്യേണ്ടത്. അപ്പൊ കാലാവസ്ഥ നോക്കാൻ അറിയാത്ത ഒരാളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഏർ ആ കൃഷി നഷ്ടത്തിൽ ആകാനാണ് കൂടുതൽ അഹ് സാധ്യത കാണുന്നത്. സുമേഷ് ഒരു സംശയം. ഒരു കൃഷിക്കാരൻ എന്നുവെച്ചാൽ പുള്ളിക്ക് കൃഷി ചെയ്യാൻ അറിയാവുന്നതു കൊണ്ടാണല്ലോ നമ്മൾ പുള്ളിയെ കൃഷി എന്ന് വിളിക്കുന്നത് ~ കൃഷിക്കാരൻ എന്ന് വിളിക്കുന്നെ. അദ്ദേഹത്തിന് കാലാവസ്ഥ അതിനു വേണ്ടുള്ള അഹ് സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ government ഇവിടുണ്ട്. അതിന് ആരോഗ്യവകുപ്പ് ഉണ്ട്. അതിനു നമ്മുടെ കൃഷിഭവൻ എന്ന് പറഞ്ഞ, ഇത് നമ്മുടെ വ ~ എല്ലാം ഇവിടുണ്ട്. എന്റെ ചോദ്യം അതല്ല. നമ്മുടെ ഇപ്പോ വരുന്നതെന്തെന്ന് വച്ചിട്ടുണ്ടെങ്കി, കേരളത്തിൽ അവർക്ക് ആവശ്യമായ ഒരു കൃഷി നടത്തി വളർച്ച വരാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അവർക്കു ലഭിക്കുന്നില്ല. അതിനു വേണ്ടി നമ്മുടെ government എന്തെങ്കിലും അവർക്കുവേണ്ടി ചെയ്യുന്നതായിട്ട് സുമേഷിന്റെ അറിവിലുണ്ടോ? അഹ് ഇപ്പൊ വീട്ടിലത്തെ കൃഷിക്ക് വേണ്ടി നോക്കുവാണെങ്കിൽ തന്നെ government ന്ന് മറ്റേ ചാണകം, വളം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപടി ഒരു വൻതോതിലുള്ള കൃഷികൾക്ക് ഇതേ പടി തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ ഒരു ചിന്ത. കിട്ടുന്നില്ലെങ്കിൽ അത് ആ ഒരു സംഗതി ലഭ്യമാക്കാൻ ഉള്ള

അപ്പൊ ഇത് നമുക്ക് എങ്ങിനെ ജന ~ ഒരു ഉറപ്പു വരുത്താൻ ആവും? കാരണം കൃഷികളിലോട്ട് ഇറങ്ങി ഓരോ ഉപഭോക്‌താവിനും ഓരോ യുവാവിനും ഓരോ വ്യക്തിക്കും അവർക്ക് ഒരു ഉറപ്പ് വേണം. കാരണം അവരുടെ സാധനങ്ങൾ അവർക്ക് സമയത്തെ കിട്ടുള്ളു. ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് risk എടുക്കുക? സുമേഷ് risk എടുക്കാൻ ready ഉള്ള ഒരു യുവാവാണോ? ങ്ഹാ risk എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഏർ ഒട്ടും മുഴുവനായി അങ്ങനെ പറയാൻ പറ്റില്ല. ഏർ ഒരു ചെറിയ രീതിക്കുള്ള ഒരു സാധ്യത വല്ലതും കാണുന്നു ~ ലാഭത്തിനുള്ള ഇല്ലെങ്കിൽ വിജയകരമാകാനുള്ളൊരു സാധ്യത കാണുകയാണെങ്കിൽ risk എടുക്കാനുള്ള ഏർ താത്പര്യം ഉണ്ട് എനിക്ക്. Okay അങ്ങനെയാണെങ്കിൽ സുമേഷ് നമ്മുടെ തെക്കൻ കേരളത്തിൽ ഗുജറാത്തിന്റെ ഒരവസ്ഥ സുമേഷിന് അറിയാലോ. അവിടെ ഭയങ്കര വെള്ളം അവിടെ ഭയങ്കര ~ഇപ്പോ ഭയങ്കര ചൂടും, അവിടെ എന്താ പറയാ വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നാണ് ഇപ്പൊ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാണ്ട് covid വീണ്ടും വന്നു കൊണ്ടിരിക്കുകയും. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിന് ഇപ്പൊ ഉള്ള കൃഷി ഇപ്പൊ നമുക്ക് കിട്ടുന്ന എന്താ പച്ചക്കറികൾ പുറത്തുന്നു വരുന്നതാണല്ലോ

ഏർ പച്ചക്കറികൾ എല്ലാം നമുക്ക് കിട്ടിയത് വിഷാർന്നു. അപ്പോ covid ആർന്നോ ഏറ്റവും വലിയ വിഷം നമുക്ക് തന്നെ? അതോ നമ്മുടെ ഭക്ഷണമാണോ നമുക്ക് ഏറ്റവും വലിയ പ്രശ്‌നം ആക്കികൊണ്ടിരുന്നെ? ഏർ എന്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുവാണെങ്കിൽ covid ആയിരുന്നു ഏറ്റവും പ്രശ്‌നം. കാരണം എന്താന്നുവെച്ചാൽ ഒരു covid വന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായി ഏർ ചിലർ ജോലി പോലും ഇല്ലാതെ അലയുന്ന സമയത്ത് അവര്ക്ക് അവസാനം ഏർ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വരെ വന്നു. കാരണം ഭക്ഷണം കിട്ടായ്മയും ഭക്ഷണം മേടിക്കാൻ paisa ഇല്ലാത്തതുമായ ഒരു അവസ്ഥ വന്നപ്പോൾ അവര് സ്വന്തമായി വീടുകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ഏർ വീട്ടുവളപ്പിൽ തന്നെ എന്തേലും ചെറുതായിട്ടുള്ള അഹ് അന്നത്തേക്കെങ്കിലും കഴിഞ്ഞു പോവാനുള്ള രീതിയിലുള്ളതെങ്കിലും കിട്ടാനുള്ള രീതിക്കു അവര് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോ covid വന്നത് ഒരു അഹ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിന്റെ ഒരു സമയത്ത് വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്തേലും ഒരു ജോലിയിലോട്ടെക്ക് ചേരാനായിട്ട് ഒരു നല്ല സാധ്യത കൊടുത്തു covid. പക്ഷെ അതെ സമയം തന്നെ കുറെ പേരുടെ ജീവനും കൊണ്ടുപോയി. Okay അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്തെന്നുവെച്ചാൽ കൃഷി നമ്മുടെ യുവ ~ ഭാവി തലമുറക്ക് നല്ലതും ചീത്തതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു അവസരങ്ങൾ ഒരുക്കണമെന്നാണ്.

കേരളം തന്നെ തീരുമാനിക്കണം അതിനു വേണ്ടിയുള്ള സഹായം നമ്മുടെ government നമ്മുടെ അഹ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുമേഷും ബാദുഷയും ഇവിടെ ഇതിനെപ്പറ്റി സംസാരം ഉപ ~ ഉപസംഹരിക്കുന്നു. Thank you Hi Hello നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്നമ്മുടെ Disaster Management നെ കുറിച്ചാണ് അഥവാ പ്രകൃതിക്ഷോഭങ്ങൾ ഇന്ത്യയെ ബാധിക്കുന്ന നാല് Natural Disaster നെ കുറിച്ചാണ്ഞാൻ പറയുന്നത്. Flood അഥവാ പ്രളയം. Second one എന്ന് പറയുന്നത് Earthquakes. Third one എന്ന് പറയുന്നത് Syconic അഥവാ ചുഴലിക്കാറ്റ്. Forth one Landslide അഥവാ ഉരുൾപൊട്ടൽ. ഈ നാല് Disaster ഉണ്ടെങ്കിലും അതിൽ ഇടക്ക് ഇടക്ക്നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രളയാണ്. കൃത്യതയില്ലാത്ത ഇന്ത്യൻ Monsoon ആണ് ഇതിനു കാരണം. ഒരു വർഷം ഇന്ത്യയിൽ ഒരു വർഷം ഇന്ത്യയിൽ ലഭിക്കുന്ന Rainfall എഴുപത്തഞ്ചു ശതമാനം പെയ്തുതീരുന്നത് മൂന്ന് തൊട്ട് നാലു മാസത്തിന്റെ ഇടയിലാണ്. അതുകൊണ്ടുതന്നെ

Hectors of Land പ്രളയബാധിത പ്രദേശങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ Toterivefo യുടെ അറുപതുശതമാനവും ഗംഗാ, ബ്രഹ്മപുത്ര, മേഘ്‌ന അവിടൊക്കെ ആണ് ഏറ്റവും കൂടുതൽ Flood സംഭവിക്കുന്നത്. ശക്തമായി മഴപെയ്യുന്ന സമയങ്ങളിൽ reverse ല്ലാം overflow ചെയ്യും. അങ്ങനെ Flood ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ natural disaster ചുഴലിക്കാറ്റ് ആണ് ഇന്ത്യക്കൊരു വളരെ long ആയ coastline ആണുള്ളത്. അഥവാ അതിർത്തി രേഖ. അത് five thousand seven hundred ലോങ്ങ് ആയ അതിർത്തി രേഖയാണ് അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നും അറേബ്യൻസിയിൽ നിന്നുമുള്ള ചുഴലിക്കാറ്റ് കാര്യായിട്ട് തന്നെ ഇന്ത്യൻ അതിർത്തി രേഖയെ ബാധിക്കുന്നുണ്ട് ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കുന്ന ആറു major ആയിടങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ഇന്ത്യൻ ചുഴലിക്കാറ്റ് ഉണ്ടാക്കുന്ന പൊതുവേ നമ്മുടെ ഏപ്രിൽ മെയ് മാസത്തിനിടക്കോ അഥവാ ഒക്ടോബർ ഡിസംബർ മാസത്തിനിടയ്കാണ് ഉണ്ടാവുന്നത്. ചുഴലിക്കാറ്റിനെ എൺപത് ശതമാനം ബാധിക്കുന്നത് നമ്മുടെ east costal ലിലെ അടുത്താണ് പിന്നെ ഒന്ന് പറയുന്നതാണ് drod മുക്കെല്ലാവർക്കും അറിയാം വരൾച്ച നമ്മൾ ഇപ്പോൾ ഇനി നേരിട്ട്കൊണ്ടിരിക്കാൻ പോകുന്നത്ഇനി വരൾച്ചയുടെ കാലഘട്ടൊക്കെ തന്നെയാണ് കാരണം മഴ പോയി. ഇനിപ്പോ വരൾച്ച ആയിരിക്കും പലയിടങ്ങളിലും വെള്ളമില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ആയിരിക്കും. അപ്പോ വരൾച്ച എന്നു പറയുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വരൾച്ച അനുഭവിക്കുന്നുണ്ട്. അത് അനേകം വർഷം നീണ്ടു നിൽക്കുന്നതാവാം. ഇന്ത്യയുടെ ഏരിയയിലെ ഒരു പതിനാറു ശതമാനവും tod frone ആണ്. എപ്പോഴാണ് നമുക്ക് വരൾച്ചനേരിടേണ്ടി വരുക അറിയോ ഒരുപാട് നാളത്തേക്ക് Average ആയ മഴ പോലും ലഭിക്കാതെ ആവുമ്പോഴാണ് നമുക്ക് വരൾച്ചയുണ്ടാകുന്നത് പിന്നെന്നാണ് ഭൂകമ്പം അഥവാ Earthquake ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതക്കുന്ന ഒന്നാണ് ഭൂകമ്പം ഒരു മുന്നറിയിപ്പൊ Warning സോ ഒന്നും തന്നെ ഇല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഒന്നാണിത്. അതുകൊണ്ടുതന്നെ അതിനെ നേരിടാനുള്ള Preparation സ്‌ ഉണ്ടാക്കുക എന്നതും building തകരാതെ സംര ക്ഷിക്കുക എന്നതും Impossible ളായ കാര്യംങ്ങളാണ് നമ്മൾ കെട്ടിപ്പടുത്തു ഉണ്ടാക്കിയ എത്രയോ പടുകൂറ്റൻ buildings ഒക്കെ കർന്ന് തരിപ്പണം ആവുന്ന അവസ്ഥ നമുക്ക് കാണാം അമ്പത് ശതമാനം അറുപത് ശതമാനത്തോളം ഇന്ത്യയിലെ ഏരിയ Earthquake zone ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ പ്രദേശമാകുന്ന ഹിമാലയൻ സൗത്ത് ഹിമാലയൻ ഏരിയാസുമാണ്. ഇപ്പോൾ നമ്മൾ വളരെയധികം അനുഭവിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രളയം എന്നു പറയുന്നത്ലെ അതിൽ പങ്കാളിയായവരാണ് എത്രയോ പാവപ്പെട്ടവരും നമ്മളൊക്കെ അതിൽ പങ്കാളിയായവരുമാണ്. എത്രയെത്ര പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം വയസ്സായ വയസ്സായ വൃദ്ധരും, ഗർഭിണികളും, സ്ത്രീകളും, പുരുഷന്മാരും എന്നു പറയുന്നവർ ഒട്ടനവധി മൃഗജാലങ്ങൾ പോലും അതിനു വിധേയരായിട്ടുണ്ട് ഒട്ടന വധി ആളുകളെ നമ്മുടെ കടൽത്തീരത്തുള്ളവരെയും മണൽ തീരത്തുള്ളവരെയുംഎല്ലാവരെയും മാറ്റി പാർപ്പിച്ച്പാലായും തിണ്ടമാക്കി. അവരൊക്കെ വളരെയധികം വളരെ കാലം കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ ഒട്ടനവധി കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഏറെക്കാലമായി പലരും സ്വപ്നം കണ്ട് നേടി എടുത്ത നമ്മുടെ സ്വന്തം കിടപ്പാടം പോലും ഒരു

ഒരൊറ്റ second കൾ കൊണ്ട് നഷ്ടപ്പെടുന്നത് വളരെ ദാരുണമായ നമ്മൾ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നു ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ natural disaster റിന്റെ തീവ്രത കൂട്ടാൻ human activity സ് ഒരുപാട്കാരനാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ തന്നെയാണ് നമ്മുടെ natural disaster ഒക്കെ ഉണ്ടാക്കുന്നത്ഏഹ് നമ്മുടെ മനുഷ്യർ കാരണം തന്നെയാണ്.

Landscape ഒക്കെ എന്തായാലുംഇനിയും സംഭവിക്കും. അതു നാം ജീവിക്കുന്ന ഈ environment ന്റെ ഒരു പാർട്ട് ആയിട്ട് വരും എന്നാൽ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ നേരിടാൻ സാധിക്കുകയും ചെയ്യും. നേരിടാൻ നമുക്ക് സാധിക്കും. പണ്ടത്തെ കാലഘട്ടം അനുസരിച്ച്നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ natural disaster നുശേഷം നമുക്ക് നഷ്ടമായതൊക്കെ പതിയെശരിയാക്കി കൊണ്ടുവരിക

ഫലപ്രേഫലപ്രേരണ കൂടാതെ നമ്മുടെ സംരംഭവും ആളുകൾ Help ചെയ്യാൻ മുന്നോട്ടു വരുക. നമുക്കെന്നെ അറിയാം നമ്മുടെ നാട്ടിൽ പ്രളയം ഒക്കെ ഉണ്ടായപ്പോൾ. ഒരുപാട് ആളുകൾ സഹായിക്കാനായി മുന്നോട്ടുവന്നു. എന്നതാണ് എല്ലാംസംഭവിച്ചതിനുശേഷംഅതു ശരിയാക്കാം എന്ന attitude ന് പകരം അതു വന്ന അതിന്റെ Discription എത്ര

അത് വലിയതോതിലുള്ള destruction natural disaster മൂലം ഉണ്ടാവുന്ന destruction കുറക്കാൻ കഴിയും desaster management എന്നത്ഒരു multi dispendary ഏരിയ എന്നു പറയും. കാരണം അതിൽ നമ്മുടെ individual നിൽക്കുന്നത് കുറഞ്ഞ വർഷമായിട്ടാണ്. metigation aproch ലേക്ക് മാറിയത് നമ്മുടെതന്നെ വലിയ തോത് വളരെ distruction

multi sector എന്നുപറഞ്ഞാൽ എല്ലാത്തരം ആളുകൾ അതിൽ ഉൾപ്പെടുന്നു administrator, scientist, volunteer, മാർ നമ്മുടെ communitys സ് അങ്ങനെ പലപല sector ൽ ഉള്ള ആളുകളും ഇതിൽ പാർട്ട് ആകുന്നുണ്ട് കാരണം ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോ മ് സമ്പന്നർ ദാരിദ്രർ എന്ന് പറഞ്ഞ് അവരെ മാത്രമല്ല കൊണ്ടുപോവ ഏഹ്

hello നമസ്കാരം ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിരണ്ടു മുതൽ ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിഏഴു വരെ ഉള്ള അഞ്ചു വർഷത്തിനിടെ നൂറ്റി അമ്പതിലധികം cinema കളിൽ മമ്മൂട്ടി നായകനായി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

super star എന്ന പദവിയിലേക്ക് ഉയർത്തി കള്ളക്കടത്തു കാരൻ നായ താരാദാസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരി അവതരിപ്പിച്ചു ചിത്രം വാണിജ്യ വിജയവു മായിരുന്നു അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടു കേരള സംസ്ഥാന ചലച്ചിത്ര award കളിൽ ചലച്ചിത്ര award കളിലും മികച്ച നടനുള്ള award ഉം നേടി ഒപ്പം filmfare award കളും അടുത്ത വർഷം യാത്രയിലെ അഭിനയത്തിനു filmfare മികച്ച നടനുള്ള award ഉം യാത്ര നിറക്കൂട്ട് എന്നീ ചിത്രങ്ങളിൽ അഭിനയ അഭിനയത്തിന് പ്രത്യേക jury award ഉം നേടി. filmfare award കൾ filmfare award ൽ മികച്ച മലയാളം ചിത്രത്തി ഏർ ഉള്ള award നിറക്കൂട്ട് നേടിയിട്ടുണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിആറിൽ മാത്രം മഴപെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ ഹ്രസ്വ വേഷം ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിആറിൽ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 പ്രധാന വേഷത്തിൽ എത്തുന്നു inspector ബൽറാമും ബൽറാം versus താരാദാസും ഈ cinema യുടെ തുടർ തുടർച്ചകളാണ് ചിത്രം box office ൽ വമ്പൻ വിജ hit ആയിരുന്നു ചിത്രം ഇരുന്നൂറു ദിവസത്തിലധികം ഓടി തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷയിലേക്ക് remake ചെയ്തു ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുത്തുകാരൻ എഴുത്തുകാരൻ ശ്രീനിവാസനും സംവിധായകൻ കമലും ചേർന്ന് മഴയെത്തും മുൻപേ എന്ന romantic നാടകത്തിലെ college professor ആയ നന്ദകുമാർ വർമ്മ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു തുടർന്നുള്ള release ആയ ഒരു political thriller ചിത്രമായ the king ൽ അദ്ദേഹം ആ ക്രമണ മുഖവും അക് അ ക്രമണാത്മകവും എന്നാൽ ബഹുമാന്യ ന്യുമായ ജില്ലാ collector തേവള്ളിപറമ്പിൽ ജോസഫ് അലക്സ് ias അഭിനയിച്ചു അക്കാലത്തു ഏറ്റവും കൂടുതൽ collection നേടിയ മലയാള ചിത്രമായ ചിത്രമായി ഇതുമാറി അതെ വർഷം RK സെൽവമണി സംവിധാനം ചെയ്ത തമിഴ് political thriller മക്കൾ ഇളയരാജ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 നായകനായ മുത്തു എന്ന ചിത്രവുമായി ഒരേ സമയം ഏറ്റുമുട്ടിയ ചിത്രമാ ചിത്രമാണ് തമിഴ് തമിഴകത്ത് രജനീകാന്തിനെ മറികടന്ന് മമ്മൂട്ടി മുന്നിലെത്തിയത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മമ്മൂട്ടിയുടെ ആദ്യകാല ആദ്യ മലയാളം release ആയിരുന്നു അഴകിയ രാവണൻ കമൽ

തമിഴിൽ military രണ്ടായിരത്തിമൂന്ന്‌ കന്നടയിൽ വർഷ രണ്ടായിരത്തിഅഞ്ച് ബംഗാളിയിൽ രണ്ടായിരത്തിഅഞ്ചിൽ ഈ ചിത്രം box office വാണിജ്യ വിജയവും നേടുകയും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ collection നേടിയ ചിത്രമായിരുന്നു അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം cinema record the king തകർത്തു ചിത്രം മുന്നൂറു ദിവസത്തിലധികം theatre കളിൽ ഓടി അതെ വർഷം തന്നെ P ഉമാ റാവു സംവിധാനം ചെയ്ത സൂര്യ എന്ന തെലുങ്ക് ചിത്രത്തി ചിത്രവും അദ്ദേഹം ചെയ്തു ചിത്രം box office box office ൽ മിതമായ വിജയമായിരുന്നു ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ലോഹിതദാസ് സംവിധാനം ചെയ്ത ഭൂത ക്കണ്ണാടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് filmfare award ൽ മികച്ച നടനുള്ള award ലഭിച്ചു നടൻ്റെ career ൽ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 മമ്മൂട്ടി വെളിപ്പെടുത്തി വെളിപ്പെടുത്തി അദ്ദേഹം വർഷം എൻ വർഷം തന്നെ cinema സം സംവിധാനം ചെയ്ത ഉടെ RK

ആദ്യമായി സംവിധാനം ചെയ്ത ഒരു മറവത്തൂർ കനവ് എന്ന cinema യിൽ അദ്ദേഹം പ്രധാന വേഷം ചെയ്തു അതെ വർഷം തന്നെ മോഹൻലാലും ജൂഹി ചൗളയും അഭിനയിച്ച ഹരികൃഷ്ണൻസിൽ അദ്ദേഹം അഭിനയിച്ചു ചിത്രത്തിന് രണ്ടു climax കളും രണ്ടു climax കളും ഉണ്ടായി ഷാരൂഖ് ഖാൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി ണ്ടതായിരുന്നു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 എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര award കളിൽ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്‌കാരം നേടി ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ career ൽ career ലെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു national film development coorperation ആണ് ചിത്രം നിർമിക്കുന്നത് അതെ വർഷം തന്നെ മേഘം എന്ന ചിത്രത്തിനായി മമ്മൂട്ടി പ്രിയദർശനൊപ്പം ചേർന്നു അത് വാണിജ്യവും വിജയ വാണിജ്യവിജയമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒമ്പത്‌ രണ്ടായിരത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നരസിംഹത്തിൽ മമ്മൂട്ടി ഒരു അതിഥി വേഷം ചെയ്തു ചിത്രം box office ൽ വൻ വിജയമായിരുന്നു നരസിംഹത്തിൻ്റെ വൻവിജയത്തോടെ സംവിധയൻ സംവിധായകൻ ഷാജി കൈലാസ് അതെ വർഷം തന്നെ മംമ്‌ മമ്മൂട്ടിയോടൊപ്പം മറ്റൊരു action മറ്റൊരു action നാടകമായ വല്യേട്ടന് വേണ്ടിയും ചേർന്നു box office ൽ ചിത്രം വൻവിജയമായിരുന്നു നരസിംഹം വല്യേട്ടൻ എന്നീ ചിത്രങ്ങളുടെ വൻവിജയത്തിനു ശേഷം രണ്ടായിരത്തിൽ box office പ്രകടനത്തിന് പ്രകടത്തിലെ നടനെ സംബന്ധിച്ചെടുത്തോളം മികച്ച വർഷവുമായിരുന്നു ദാദാസാഹിബ് സാഹിബ് അജിത്തിനൊപ്പം അഭിനയിച്ച തമിഴ് ചിത്രം കണ്ടുകൊണ്ടേൻ എന്നീ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി വിജയം തുടർന്നു രണ്ടു cinema കളും box office ൽ block buster ആയിരുന്നു മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള award ഉം ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം തൻ്റെ box office ഭരണം തുടർന്നു ആ വർഷം വിനയൻ സംവിധാനം ചെയ്ത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

മോശമായി ബാധിക്കുന്ന ഒന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ പ്രകൃതി ദുരന്തങ്ങളായി കണക്കാക്കപ്പെടുന്നത് ഏർ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം സുനാമി അഗ്നിപർവത സ്ഫോടനങ്ങൾ ഏർ വരൾച്ച ചുഴലിക്കാറ്റ് ഭൂമികുലുക്കം കാട്ടുതീ ഇവയെല്ലാം സാധാരണ ഗതിയിൽ നമ്മള് പ്രകൃതി ദുരന്തങ്ങൾ ആയി കണക്കാക്കപ്പെടുന്നവയാണ് ചില അവസരങ്ങളില് പ്രകൃതിദുരന്തങ്ങൾ മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്നതാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടു സംഭവിക്കുന്നവയും പ്രകൃതി ദുരന്തങ്ങൾ ആയി കണക്കാക്കപ്പെടുന്ന എന്നാൽ ചില പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഏർ കണ്ടുവരാത്തൊരു ഏർ കൂടുതലായി കാണപ്പെടാത്ത ഒന്നാണ് പ്രധാനമായും കാട്ടുതീ അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവ ഒന്നും നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നില്ല എന്നാൽ ഏർ വെള്ളപ്പൊക്കം വരൾച്ച ഭൂമികുലുക്കം തുടങ്ങിയവ എല്ലാം നമ്മുടെ രാജ്യങ്ങളി എല്ലാം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഇത് സാധാരണ ഗതിയിൽ പ്രകൃതി ദുരന്തത്തിന് കാരണമാകുന്നതെന്ന് പറഞ്ഞാല് ഏർ മനുഷ്യരുടെ ഇടപെടല് ഒരു തരം വരെ കാരണമാണ് എന്നാൽ അത് ഇല്ലാതെയും ഉണ്ടാകുന്നു സാങ്കേതിക ഏർ ദുരുപയോഗം അതുപോലെ അശ്രദ്ധ ചില മോശം പദ്ധ്തികളുടെ അനന്തര ഫലം ഏർ ഇങ്ങനെ ഉള്ളചില കാര്യങ്ങൾക്ക് എല്ലാം പ്രകൃതി ദുരന്തങ്ങൾക് മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്നതാണ് അതുകോണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതെല്ലാം മനുഷ്യർ തന്നെ ആണ് ഉത്തരവാദികൾ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

ഉദാഹരണത്തിന് വരൾച്ചയ്ക്ക് കാരണമാകുന്നത് ഏർ വളരെ അധികം കാലം മഴ ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് മഴയുടെ അഭാവം കാരണ ഏർ ഉ ആ പ്രദേശത്തു അതിന്റെ അനന്തര ഫലമായിട്ടുയർന്ന താപനില ഉയർന്ന താപ നിലയ്ക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള വില നഷ്ട്ടം മൃഗങ്ങളുടെ മരണം തുടങ്ങിയവ എല്ലാം ഏർ ബു ഉം മനുഷ്യജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു കൂടാതെ മനുഷ്യന് വിശപ്പും ദാഹവും ഒന്നും സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോ ഏർ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുള്ള ജനങ്ങൾ

വരൾച്ച കാരണം മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പ്രധാനമായും പകർച്ച വ്യാധികളൊക്കെ എന്തെങ്കിലും ചെറിയ ഏർ രീതിയിലുള്ള പകർച്ച വ്യാധി ഒക്കെ പിടിപെട്ട് കഴിഞ്ഞാല് അത് പെട്ടന്ന് തന്നെ എല്ലാവരിലേക്കും വ്യാപിക്കുകയും അത് ഒരുപാട് മരണത്തിനൊക്കെ കാരണമാകുന്നു മറ്റൊരു പ്രകൃതി ദുരന്തമാണ് ഭൂകമ്പം. ഭൂകമ്പം എന്നുപറയുന്നത് നമ്മക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് വരൾച്ച എന്നൊക്കെ പറയുംമ്പോ നമ്മക്ക് കൊറേ കാലത്തേ വരൽ ഏർ മഴയുടെ ലഭ്യത ഇല്ലെങ്കിൽ തന്നെ നമ്മക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രദേശത്ത് വരൾച്ച വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് എന്നാ ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞാ നമ്മക്ക് ഇങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ് ഏർ അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘതങ്ങൾ ഉണ്ടാക്കും പെട്ടന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മക്ക് ഒരു മുൻ കരുതലുകളൊന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഏർ ഈ ഭൂകമ്പങ്ങളൊക്കെ വന്നു കഴിഞ്ഞ അത് വല്യ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകൂ അത്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 വലിയ രീതിയിലുള്ള സ്പോടനങ്ങൾക്കൊക്കെ കാരണമായേക്കാം കൂടാതെ ഇതിന്റെ ഫലമായിട്ട് dam കളും മാറ്റു വെള്ളം കെട്ടിനിർത്തിയിരിക്കുന്ന മറ്റേ ഇതൊക്കെ തകരുന്നതും ഇതിനൊരു കരണമാകാനേ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 പ്രധാനമായ്റ്റും നഷ്ടപ്പെടും കാരണം നമ്മുക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കില്ല മൊബൈൽ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ നമ്മുക് വീട്ടിൽ നിന്നും പൊറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ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 ഇതെല്ലം ഏർ വിച്ഛേദിക്കപ്പെടുന്നതിന് ഒരു വലിയ കാരണം തന്നെ ആണ് ചുഴലിക്കാറ്റ് കൂടാതെ ആശയവിനിമയം തകർക്കുന്നതും ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാവരുടെയും ജീവന് ഒര് ആപത്ത് തന്നെ ആണ് ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രകൃതി ദുരന്തമാണ് സുനാമി ഇതിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കുന്നത് tidal തരംഗം എന്നൊരു മറ്റൊരു പേരുംകൂടി സുനാമിയെ വിളിക്കിന്നുണ്ട് ഇത് ഉയർന്ന വേഗത്തിൽ പൊങ്ങുന്ന അതായതു സ സാധാരണ വരുന്ന തിരമാലകളെക്കാളും കൊറച്ച്കൂടി ഉയർന്ന വേഗത്തില് ഏർ നീങ്ങുന്ന തിരമാലകളത് അതിന്റെ under water ഭൂകമ്പം കാരണം ഉണ്ടാകുന്ന ഒരു പ്രക്രിയ